ങാ..ഹലോ...ഇതാരിത്! കുറേ നാളായല്ലോ. ങാ...കുറേ നാളായി. അവിടെന്തൊക്കെയുണ്ട് വിശേഷം?

ങാ..ഇവിടേം നല്ല വിശേഷം.എന്റെ ചേച്ചീടെ കല്യാണം ആവാറായി. ആണോ! ഏത് ചേച്ചി? രണ്ടുമൂന്ന് ചേച്ചിമാരുണ്ടല്ലോ.

ങാ...ഹൈക്കോടതിയിലെ വക്കീൽ ആയിട്ടാണല്ലേ? അപ്പൊ പുള്ളിക്കാരി കല്യാണം കഴിക്കാൻ പോവുന്നെ ആള്?

പയ്യനും ഹൈക്കോടതിയുടെ വക്കീല് തന്നെ. ഓ, ഓ, ഒ ,ഒ, ഓ..അപ്പോ...മോളിപ്പോ എവിടെയാണ് നിക്കുന്നേ?

ഉണ്ടല്ലേ..ങാ...ഈ ചേച്ചീടെ പേരെന്തായിരുന്ന്?

ങാ..ഈ കെട്ടാൻ പോകുന്ന ആൾടെ പേര്?

അർജുൻ.ഓക്കേ ഓക്കേ. അപ്പൊ ഇവര് എങ്ങനാ സ്നേഹത്തിലായാണോ അതോ അല്ലാണ്ട് വീട്ടുകാര് പറഞ്ഞുറപ്പിച്ചതാണോ?

ങാ..അ..ആ..എന്നിട്ടവര് വീട്ടിപ്പറഞ്ഞല്ലേ? ങാ...എന്നിട്ട് വീട്ടിൽ പറഞ്ഞു, അങ്ങനെ ഉറപ്പിച്ച കല്യാണാ.

ങാ..പയ്യന്റെ അച്ഛനുമമ്മയും വക്കീലാ. ങാ..അപ്പൊ ഈ..ചേച്ചീടെ വീട്ടുകാരോ? ങാ...ചേച്ചീടെ അച്ഛനുമമ്മയും വക്കീലാ.. ങാ..ഇത് സ്വന്തം ചേച്ചി ആണോ? അതോ?

ങാഹാ..സ്വന്തം ചേച്ചിയാണോ അതോ ബന്ധുവാണോ എന്നായിരുന്നു?

കല്യാണം അടുത്ത...ഈ വരുന്ന ജനുവരിയില്. ജനുവരിയില്, അപ്പൊ ഈ നിശ്ചയം ഒക്കെ കഴിഞ്ഞോ? ങാ, നിശ്ചയം കഴിഞ്ഞു, നിശ്ചയം ഓഗസ്റ്റിൽ കഴിഞ്ഞു. ങാ..അപ്പൊ കുറച്ചുനാളയല്ലേ അപ്പൊ നിശ്ചയം കഴിഞ്ഞിട്ട്?

ഓ, ഒ, ഒ, ഓ...ശരി, ശരി.അപ്പൊ ഇനീം എത്ര ചേച്ചിമാരുണ്ട്?

രണ്ടു ചേച്ചിമാര്, അവരുടെ വല്ലോം നോക്കുന്നുണ്ടോ കല്യാണം കൂടെ? ങാ...അവരുടെ ഇതുവരെ നോക്കിത്തുടങ്ങിയില്ല....അവരും. മനസിലായി, മനസിലായി. അപ്പൊ ഈ ചേച്ചിയുടെ കല്യാണം എവിടെ വച്ചാ നടത്താൻ പോകുന്നെ? തിരുവനന്തപുരത്ത് വച്ചാണോ അതോ എറണാകുളത്ത് വച്ചാണോ? താലികെട്ടൊക്കെ ഗുരുവായൂരായിരിക്കും..

ആണല്ലേ, അപ്പൊ ഇപ്പോഴേ എനിക്ക് തോന്നണു എല്ലാം തീരുമാനിച്ചുകാണുംന്ന് അല്ലെ? കല്യാണം കഴിക്കണ സ്ഥലമൊക്കെ?

സമയമില്ലല്ലോ ഇനി..ഒരു മാസം കൂടെയല്ലേ ഉള്ളൂ. ങാ..അതേയതേയതേ, ഒരു മാസം കൂടിയേ ഉള്ളൂ. അപ്പൊ ഇവര് കല്യാണം കഴിഞ്ഞിട്ട് അവിടെ എറണാകുളത്ത് തന്നെ നിൽക്കാനാ? ങാ, എറണാകുളത്ത് തന്നെ, അവിടയല്ലേ അവർക്ക് ജോലിക്കൊക്കെ എളുപ്പം. അപ്പൊ ചേച്ചി എറണാകുളത്ത് മാത്രമാണോ അപ്പൊ ജോലി ചെയ്യുന്നേ വക്കീലായിട്ട്? അല്ല ചേച്ചി..അല്ല..തിരുവനന്തപുരത്തും നോക്കുന്നുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ അവിടെത്തന്നെയാണ്.

ഓ, ഓ..ഈ..ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പുള്ളിക്കാരന്റെ വീടും എറണാകുളം തന്നെയാ?

വീട്ടിലൊക്കെ കുഴപ്പമില്ലാരുന്നോ ഇത് പറഞ്ഞപ്പോ? ഇല്ലില്ല, വീട്ടില് വല്യ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ങാ..ജനുവരി..എത്രാം തീയതിയാണ്? ങാ...ജനുവരി 26. ജനുവരി 26,ങാ..ഇപ്പൊ കുറച്ചു ദിവസം കൂടേ ഉള്ളൂ അല്ലെ? ങാ..അതാണ് കുറച്ചു ദിവസം കൂടെ ഉള്ളൂ... അപ്പം സ്വർണം, ഉടുപ്പ്...അതൊക്കെ എടുത്തോ?

ഓ, ഒ..ഓ..അപ്പൊ നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ആയിരിക്കുമല്ലേ ഇതിന്റെ എല്ലാം? ങാ..ഒരുമിച്ചാണ്, ഒരുമിച്ചാണ്..അതിന്റെ തിരക്കിലാണ് ഇപ്പൊ കൂറച്ചുനാളായിട്ട്.. ങാ...മനസിലായി..ഇനിയിപ്പോ ഒരുമാസം കൂടെ ഉള്ളപ്പോ എല്ലാരും...ഈ പുറത്ത് പൊകുവേം..ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ...

എന്തായാലും വിളിക്കും, എന്തായാലും വിളിക്കും.

ഇതാണിപ്പോ ഇവിടത്തെ വിശേഷം. അവിടെന്തുണ്ട്?

ഞാനിപ്പോ വക്കീൽ ആയിട്ട്..

അപ്പൊ..അങ്ങനെയാണെങ്കിൽ ശരി, ഞാൻ പിന്നെ വിളിക്കാം ഇനി.